നിങ്ങള് തേനീച്ച കൃഷി അല്ലാതെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ടോ? ആ ഉണ്ട് ഏഹ് മത്സ്യകൃഷി വ ചെയ്യാറുണ്ട്.

ആഹ് കേരളത്തിലെ അറുപത് ശതമാനം പേരും മത്സ്യം കഴിക്കുന്നവരാണല്ലോ അപ്പം അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലയുള്ളു അങ്ങനെയാണ് മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ അത് ശരിതന്നെയാണ് പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്നും കായലിൽ നിന്നും ഒക്കെയല്ലേ ഈ മീനിനെ എടുത്ത് കറിവെക്കുന്നത് പക്ഷേ ഇന്ന് രാസവസ്തുവിൽ മുക്കിയ മത്സ്യങ്ങളല്ലേ നമുക്ക് ലഭിക്കുന്നേ പണ്ട് ഉപ്പു മാത്രമായിരുന്നു മത്സ്യങ്ങളെ സംസ്ക്കരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്

എന്നാൽ ഇന്ന് ഫോർമാൽഡിഹൈഡ് വരെ വരെ എത്തി നിൽക്കുന്നുണ്ട് അപ്പോ രാസവസ്തുക്കളില്ലാതെ നിങ്ങള് ജൈവമായ രീതിയിൽതന്നെ വീട്ടുവളപ്പില് മത്സ്യ കൃഷി ചെയ്യുന്നത് വലിയ നല്ല കാര്യങ്ങള് ഒക്കെ തന്നെയാണ്. ഏതൊക്കെ മത്സ്യങ്ങളാണ് നിങ്ങള് വളർത്തുന്നത്?

ഏഹ് നമ്മള് ഗപ്പി അതുപോലെ ഓസ്കാറ് അരോണ തിലോപ്പി ഇത്രയും ഏഹ് മത്സ്യങ്ങളെയാണ് നമ്മളിപ്പം വളർത്തുന്നത്. അലങ്കാരമത്സ്യങ്ങളിൽ പേരുകേട്ട ഒന്ന് തന്നെയാണ് ഗപ്പിന്ന് പറയുന്നത് അപ്പൊ മത്സ്യകൃഷി നടത്തുന്ന പലരും ഗപ്പികളെ വളർത്തി കൊണ്ടല്ലേ ഈ മീൻ വളർത്തലിൻ്റെ ആദ്യപാഠങ്ങൾ പഠിച്ചത് എന്നാൽ ഈ കുഞ്ഞു മീനിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്.

എന്തുകൊണ്ടാണ് നമ്മൾ ഗപ്പിയെ പുറത്തു വളർത്തുന്നത്?

ഗപ്പി വള ഏഹ് ഗപ്പിയെ സാധാരണയായി പുറത്തു വളർത്തുന്നതിനു കാരണം ഈ കൊതുക് അതുപോലെതന്നെ അതിൻ്റെ ലാർവയെല്ലാം നശിപ്പിക്കുന്നതിന് ഏഹ് ഗ അതിന് അതിനാണ് കൂടുതലായിട്ട് ഈ ഗപ്പിയെ വളർത്തുന്നത് അപ്പം ഏഹ് അതിന് സാധാരണയായിട്ട് പുറത്താണ് ഗപ്പിയെ വളർത്തുന്നത്. അതുപോലെ ഈ തിലോപ്പിയുടെ ഭക്ഷണം എന്തൊക്കെയാണ്?

ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് തിലോപ്പി അപ്പോ ഇതു രണ്ടുമാണ് സാ കൂടുതലായിട്ടും തിലോപ്പിക്ക് കൊടുക്കുന്നത്.

എന്നാൽ ഈ മത്സ്യ കൃഷി നടത്തുമ്പോ എങ്ങനെയാണ് വെള്ളം മാറ്റുന്നത്?

ഏഹ് മത്സ്യകൃഷി വളർത്തുന്ന സമയത്തും ഈ അക്വേറിയത്തിലേത് ഏഹ് മാറ്റുന്നതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോ ആണ് അതിൻ്റെ ഏഹ് വെള്ളം മാറ്റുന്നത്. അപ്പൊ ആ കുറച്ചും കൂടി അതിന് അതിൻ്റെ വായു ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളും അതുപോലെതന്നെ ഏഹ് അതിൻ്റെ കുറച്ചു കാര്യം വാ ഏഹ് വെള്ളം മാറ്റുന്നതിനുള്ള കുറച്ച് ഇത് കാര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോ വെള്ളം മാറ്റുന്നു. ഓസ്കാറും അതുപോലെ അരോണയുംന്ന് പറഞ്ഞ് മീനുകള് കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ഭക്ഷണം എന്തൊക്കെയാണ്?

ഓസ്കാറും അരോണിയും ഏഹ് അരോണയും ഏഹ് അലങ്കാരമത്സ്യങ്ങളാണ് അപ്പോ അവര് പ്രധാനമായിട്ടും ജീവനുള്ള മത്സ്യങ്ങളെയാണ് ഏഹ് കഴിക്കാറുള്ളത് അപ്പോ ഈ ഗപ്പിയെ തന്നെ കുഞ്ഞു ഗപ്പിയെ എല്ലാം നമ്മള് ഈ ഓസ്കാറിനു അരോണക്കും കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ ഒണക്കച്ചെമ്മീനുണ്ട് അതും ഇതിന് കൊടുക്കാറുണ്ട് പിന്നെ ഏഹ് മനുഷ്യനുമായിട്ട് ഇണങ്ങി ഏഹ് വളരുന്ന ഒരു ഏഹ് മത്സ്യം കൂടിയാണ് ഈ ഓസ്കാറും അരോണയും അതായത് പെട്ടെന്ന് തന്നെ ആൾക്കാരെ തിരിച്ചറിയാനും പരി ഏഹ് പരിചയം പരിചയമുള്ള ആൾക്കാരെ തിരിച്ചറിയാനുമൊക്കെ തന്നെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം സാധാരണയായിട്ട് ജീവനുള്ള മത്സ്യമാന്ന് ഏഹ് ഇവയ്ക്ക് കൊടുക്കാറുള്ളത്.

ഇവയുടെ പ്രത്യേകതാന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനുമായിട്ട് ഇണങ്ങി വളരുന്നതിന് കൂടുതലായിട്ടും ഏഹ് ഉള്ളതാണ് അതുപോലെതന്നെ പെട്ടെന്ന് പ പരിചയമില്ലാത്ത ആൾക്കാര് വന്നാല് ഏഹ് അതൊക്കെ തന്നെ ആം തിരിച്ചറിയാനും പരിചയമുള്ള ആൾക്കാരെ തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഏഹ് പലനിറത്തിലുള്ള ഓസ്കാറുകള് ലഭ്യമാന്ന്. നമ്മള് മീനുകൾക്ക് ഏഹ് ഏതൊക്കെ ഭക്ഷണങ്ങൾ ആണ് കൊടുക്കുന്നത്? ഏഹ് ഭക്ഷണങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഇവിടെ ഗപ്പിക്ക് ഏഹ് അതിന് ഗപ്പിൻ്റെ ഫുഡ് തന്നെ ഏഹ് ഭക്ഷണം തന്നെയുണ്ട് ഓസ്ക്കാറിനും അരോണക്കും ജീവനുള്ള മത്സ്യത്തിനെയാന്ന് കൊടുക്കാറുള്ളത് തിലോപ്പിക്ക് കപ്പയില എല്ലാമാന്ന് അതുപോലെതന്നെ പെല്ലറ്റ് എന്ന് പറയുന്ന ഭക്ഷണം ഭക്ഷണവും കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഫുഡ് ഏഹ് ഭക്ഷണം കൊടുക്കാറുള്ളത് അപ്പോ അത് അധികമായാലും ഗുണവും ചെയ്യില്ല. ആ അപ്പം കുറച്ചു നൽകി ഏഹ് കുറച്ച് മാത്രം നൽകുന്നത് അതുപോലെതന്നെ ഫു ഏഹ് ഭക്ഷണം ഏഹ് മിച്ചം വരാനും പാടില്ല. അതായത് വെള്ളത്തില് മിച്ചം വന്നാല് അത് മീനിനെ ദോഷകരമായി ബാധിക്കും.

മത്സ്യകൃഷി നേരിടുമ്പം ഏഹ് ഉണ്ടാവുന്ന വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അതായത് മത്സ്യങ്ങൾക്കുണ്ടാവുന്ന രോഗങ്ങള് അത് മത്സ്യങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങള് പറയുന്നത് ഫംഗസ് പോലുള്ള അസുഖങ്ങളാണ് അവർക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോ ഈ നേരത്തെ പറഞ്ഞു ഏഹ് ഭക്ഷണം കൊടുക്കുമ്പോ അത് കുറച്ചു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂന്ന് അപ്പം അത് ഈ ഇത്തരം രോഗങ്ങള് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് ഭക്ഷണം കുറച്ചു മാത്രം നൽകണം എന്നു പറയുന്നത് അതായത് ഇത്തരം അസുഖങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് അതുപോലെതന്നെ മീനിന് വായുസഞ്ചാരം ഉറപ്പുവരുത്തണം അതിനുള്ള യന്ത്രങ്ങള് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള

ഈ സൂര്യപ്രകാശം വലിയൊരു ഘടകം തന്നെയാണ് നമ്മളീ മീൻ വളർത്തുമ്പോ സൂര്യപ്രകാശം അത്യാവശ്യമാണോ? സൂര്യപ്രകാശം മീൻ വളർത്തുമ്പോ അത്യാവശ്യമല്ല അത് ഇപ്പം അക്വേറിയം ആയാലും ഏഹ് അക്വേറിയത്തിൽ എല്ലാം തന്നെ അകത്താണ് നമ്മള് വളർത്തുന്നത് അപ്പോ അത്തരത്തിലുള്ളത് ചെയ്യുമ്പോ നമ്മള് സൂര്യപ്രകാശം ആടെ ലഭിക്കുന്നില്ല അപ്പം മീൻ വളർത്തുന്നതിന് സൂര്യപ്രകാശം വേണമെന്നൊന്നുമില്ല അതുപോലെ ഈ കുളത്തിൻ്റെ ഫിൽറ്ററൊക്കെ നമ്മളെങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? അത് ഏഹ് വെള്ളം വെള്ളം ശുദ്ധീകരിക്കാനാണ് സാധാരണയായിട്ട് ഫിൽറ്ററെല്ലാം അതിലേക്ക് ഉപയോഗിക്കുന്നത്. അതായത് അരിച്ചെടുക്കുന്ന യന്ത്രങ്ങളാണ് ഇവ. ഏഹ് ഇപ്പം കറണ്ട് ഉപയോഗി ഏഹ് കരണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നത പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് അടിയിൽനിന്ന് ഈ യന്ത്രം ഉപയോഗിച്ച് വെള്ളം ഏഹ് മറ്റൊരു പാത്രത്തിലേക്ക് അതിനെ പമ്പ് ചെയ്തിട്ട് അവിടെ ധാരാളം തട്ടിൽ ഏഹ് അവിടെ ധാരാളം വ്യത്യസ്ത തട്ടിലില് അരിപ്പയുണ്ടാവും അപ്പം ആ അരിപ്പയിലൂടെ കടന്നുപോയിട്ട് വെള്ളത്തിൽ കൂടെ ഏഹ് വീണ്ടും കുളത്തിലേക്ക് വെള്ളം വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഏഹ് ഈ ഫിൽറ്ററ് ഏഹ് കുളത്തില് ഉപയോഗിക്കുന്നത് അതായത് ജലം സ്വീകരിക്കുന്നതിന് വേണ്ടി അരിച്ചെടുക്കുന്നതിനുള്ള ഒരു യന്ത്രങ്ങളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ ശരി മഞ്ജിമ ഞാൻ ഒരു ദിവസം നേരിട്ട് മത്സ്യകൃഷി കാണാൻ വേണ്ടി വരാം.